വിശേഷങ്ങൾ ഒന്നും പറയാതിരിക്കുന്നതാ നല്ലത്, എൻ്റെ കുട്ടികൾക്കൊന്നും തീരെ സുഖമില്ല

രണ്ടാമത്തെ കുട്ടിക്കും അത് പകർന്നിട്ട് ചുമച്ച് കൊണ്ടേ ഇരിക്കുന്നു

നീ ഒന്നും മരുന്നൊന്നും കൊടുത്തില്ലേ?

മുത്ത കുട്ടിനെ കാണിച്ചു, അപ്പൊ അതിന് മരുന്നൊക്കെ കൊടുത്തിട്ടും ഇപ്പൊ കുറച്ച് കുറവുണ്ട് രണ്ടാമത്തെ കുഞ്ഞിന് കൊടുക്കാൻ തുടങ്ങിയതേയുള്ളു, വലിയ മാറ്റമൊന്നും അനുഭവപ്പെടുന്നില്ല. അതെയാ, അത് ഇപ്പോഴെത്തെ കാലവസ്ഥ അങ്ങനെ ആയത് കൊണ്ടായിരിക്കാം.

ഞാന് പനി കാണിച്ചില്ല, പനിക്കുർക്കയിലാ വെള്ളം വെച്ചൊക്കെ കൊടുത്തു അങ്ങനെയൊക്കെ നോക്കുന്നു.

പനിക്കുർക്കാ, പണ്ട് പണ്ടേ നമ്മുടെ നാടുകളില് വൈദ്യന്മാർ ഉപയോഗിച്ചിരിന്ന ഒരു ഔഷധ ചെടിയാണ്. അത് എല്ലാ വീടുകളിലും കാണും.

അത് നമുക്ക് ചെറിയ കുഞ്ഞാണെങ്കില് നമുക്കത് കുഞ്ഞിൻ്റെ നിറുകയില് ഇല വാട്ടി വെച്ചാല് കഫം ഇളകുംന്നാണ് ഇളകുമെന്നാണ് പറയുന്നത്.

പിന്നെ കുറച്ച് വലിയ കുട്ടികളാണെങ്കിൽ നമുക്ക് ഇത് ഇല വാട്ടിയെടുത്തിട്ട് പിഴിഞ്ഞെടുത്ത് അതിൻ്റെ ചാറിൽ തേനും ചേർത്ത് കുഞ്ഞിന് കൊടുക്കാം, ഒരു മൂന്ന് നേരമൊക്കെ വെച്ച് കൊടുത്താൽ കുഞ്ഞിൻ്റെ കഫം അങ്ങ് ഇളകി പോകും. ചുമയും നന്നായി കുറയും. അങ്ങനെ ഒരു അഞ്ച് ദിവസം നോക്കുക.

ആ, അഞ്ച് ദിവസം കൊണ്ട് തന്നെ മാറ്റം അനുഭവപ്പെടും, എന്നിട്ട് പൂർണ്ണമായി മാറിയില്ലെങ്കിൽ നമുക്ക് വീണ്ടും ഒരു അഞ്ച് ദിവസം കൂടി കൊടുത്ത് നോക്കാം. ഇങ്ങനെയാണ് പൊതുവേ ചെയ്യാറ്. ആ

അപ്പോ ഇതൊരു പത്ത് പന്ത്രണ്ട് ദിവസത്തെ പരിപാടിയാണ്. അതെ പക്ഷെ നമ്മള് ഇത് പൂർണ്ണമായും മാറും. കഫം ശരീരത്തിൽ നിന്ന് പൂർണ്ണമായും വിട്ട് പോകും ഏറ്റവും നല്ല ഒരു മരുന്നാണിത്. ആ അത് വളരെ നല്ലത്, കാണിച്ചാല് ഒരാഴ്ച്ച മാത്രം മാറും പിന്നെയും വീണ്ടും ഒരു മാസം കൊണ്ട് തന്നെ വീണ്ടും വീണ്ടും വന്ന് കൊണ്ടേ ഇരിക്കുമല്ലോ

അതെ, അതിനൊക്കെ ഏറ്റവും നല്ലൊരു പരിഹാരമാണിത്. പക്ഷെ അതിന് മാറാതെ കുറേ ദിവസം ഇത് കൊണ്ട് പ്രയാസപ്പെടുമ്പോൾ അതിനുള്ള ധൈര്യവും വേണം അല്ലേ? അതെ, പക്ഷെ ചെറിയ കുഞ്ഞിനാകുമ്പോൾ ഉള്ള ഒരു മൂന്ന് ദിവസം കൊണ്ടൊക്കെ തന്നെ നമുക്ക് മാറ്റം അനുഭവപ്പെടും അപ്പൊ, അത് കുട്ടികൾക്ക് ചൂട് അനുഭവപ്പെടുമെന്നൊക്കെ ഏവിടെയോ വായിച്ചതായി ഞാൻ ഓർമ്മിക്കുന്നു.

അതെ, അത് വയറ്റിൽ അത് തേൻനും ചെർത്ത് കൊടുക്കുമ്പോൾ ഭയങ്കര ചൂടായിരിക്കും കാരണം തേനും ഒരു ചൂടുള്ള ആഹാരവസ്തുവാണ് അതേ പോലെ ഈ പനിക്കുർക്കയിലയും പക്ഷെ പനിക്കുർക്കയില നെറുകയിൽ വെച്ചാല് കുഞ്ഞിന് അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല.

കുറച്ച് ആ, രണ്ട് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കാണെങ്കില് നമ്മള് തേനും ചേർത്ത് കൊടുക്കുക

പിന്നെ നമ്മള് വല്യവർക്കാണെങ്കിൽ ഒമ്പത് ദിവസം വരേ ഇത് ഇതിൻ്റെ നീര് കുടിക്കാനാണ് വൈദ്യന്മാർ പറയുന്നത് അപ്പൊ ഒമ്പത് ദിവസം കൊണ്ട് തന്നെ മാറുമായിരിക്കും, അല്ലേ? ഒമ്പത് വയസ്സ് കൊണ്ട് തന്നെ ചിലയാളുകളുടെ മാറില്ല ഉും നല്ല പഴകിയ കഫങ്ങളൊക്കെയാണെങ്കില് അത് ഇളകാൻ കുറച്ച് താമസം പിടിക്കും അപ്പൊ നമ്മൾ ആദ്യം ഒരു ഒമ്പത് ദിവസം ഇത് കുടിച്ച് നോക്കുക എന്നിട്ട് ഇത് മാറുന്നില്ലെങ്കിൽ വീണ്ടും ഒരു ഒമ്പത് ദിവസം കൂടി നമ്മള് നോക്കേണ്ടി വരും

പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷം? നിൻ്റെ മൂത്ത മകന് അലർജിയുണ്ടായിരുന്നല്ലോ, അത് ഇപ്പൊ എന്തുണ്ട് ?

അത് സ്കൂളിലുള്ള ആ പൊടിയും അന്തരീക്ഷത്തിലുള്ള ഇതൊക്കെ അവന്ക്ക് വ വളരെ പാടായിരിന്നു. പക്ഷെ ഇപ്പോൾ അതൊക്കെ കുറഞ്ഞു.

അത് പ്രതിരോധ ശക്തി കുറഞ്ഞത് കൊണ്ടെന്നാണ് അന്ന് ഡോക്ടർമാർ പറഞ്ഞത്

രണ്ടാമത്തെ കുട്ടി മോശമില്ല, പക്ഷെ അവന് ഭക്ഷണമൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പൊ, അവൻ്റെ പ്രായത്തിനൊത്ത പ്രായത്തിനൊത്ത വളർച്ച ഇല്ലാന്ന് പറയാം

ഓ അത് വല്ല വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണ്.

ഇപ്പോഴത്തെ കുട്ടികൾക്ക് മിട്ടായും മറ്റ് പലഹാരങ്ങളും മാത്രമല്ലെ വേണ്ടൂ. ആരോഗ്യം കിട്ടുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ തീരെ കഴിക്കുന്നില്ല. ചോറും അതും, ചോറും കറികളും ഒക്കെയല്ലേ

ഇലകറികളും പച്ചകറികളുമൊക്കെ കഴിച്ചാലല്ലേ ആരോഗ്യമുണ്ടാകുകയുള്ളൂ.

ഓ, ഇലക്കറികൾ കഴിച്ചാലെ കണ്ണിനൊക്കെ കാഴ്ച്ച ശക്തിയൊക്കെ ഉണ്ടാവുകയുള്ളൂ അതേ അത് നമ്മൾക്ക് മനസ്സിലാകും കുട്ടികൾക്ക് മനസ്സിലാവുന്നില്ലല്ലോ അവറ് ഉും മധുര പലഹാരങ്ങളും അതൊക്കെയാണ് അവർക്ക് ഇഷ്ടം.

പുത്തൻ രീതിയില് പാച പാചക പരീക്ഷണങ്ങളൊക്കെ നടത്തേണ്ടി വരും കുട്ടികൾ ഇതൊക്കെ കഴിക്കണമെങ്കിൽ അതെ, അതും ഒരു കാരണമാണ്. ഇനി അതൊന്ന് പരീക്ഷിച്ച് നോക്കണം. അതെ നീ അങ്ങനെയെന്തെങ്കിലും പരീക്ഷിക്കുന്നുണ്ടെങ്കിൽ എന്നോട് പറയണേ. ആ ശരി. ഞാൻ അടുത്ത പ്രാവശ്യം വിളിച്ചാൽ പറയാം.